അലൻ ഏഹ് നമുക്കറിയാം അഞ്ചുകൊല്ലം കൂടുമ്പോൾ നമ്മുടെ നാ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു വലിയ ഒരു ഉത്സവമാണ് തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ജനാധിപത്യ അവകാശമുള്ള ജനാധിപത്യ ബോധമുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു അവകാശമാണ് തിരഞ്ഞെടുപ്പില് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നമുക്കൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നമുക്കും ഒരു പങ്കാളികളാകാൻ ചാ സാധിക്കുന്നു. എന്താണ് തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടുള്ള അലൻ്റെ ഒരു അഭിപ്രായം? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരുടെ മൊഖത്തിലുണ്ടാകുന്ന ഒരു മാറ്റവും അവരാണെങ്കില് തിരഞ്ഞെടുപ്പിനുശേഷം അവരെ കാണുമ്പോ ഉണ്ടാകുന്ന ഒരു മാറ്റവും അതൊക്കെ അലൻ ശ്രദ്ധിക്കാറുണ്ടോ എന്താണ് തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ അലൻ്റെ ഓർമ്മകൾ?

തെരഞ്ഞെടുപ്പിനു മുന്നേയുള്ള നേതാക്കളും തെരഞ്ഞെടുപ്പിനു ശേഷമുള്ള നേതാക്കളുടെ നമ്മളോട് ഉള്ള ഒരു സ്വഭാവ വ്യത്യാസം വളരെ വലുതാണ്. തെരഞ്ഞെടുപ്പിനു മുന്നേ അവർക്കെല്ലാവർക്കും നമ്മളെ ഓരോ വോട്ടർമാരെയും വളരെ കാര്യമാണ്. ഒരുപാട് ശുപാർശകൾ വയ്ക്കും എല്ലാ രീതിയും പക്ഷേ തിരഞ്ഞെടുപ്പിനുശേഷം ഒരു വഴിക്കും ആരെയും കാണാത്ത ഒരു

ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലൂടെ ഇവർ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും അവർ നിർവഹിക്കാത്തതിൻ്റെ പ്ര പ്രശ്നമാണ് പ്രധാനമായും. സത്യം പറഞ്ഞാൽ വെറുതെ ഒരഞ്ചു വർഷം കഴിഞ്ഞ് വരുന്ന കേവലമൊരു ഉത്സവമല്ല ഇലക്ഷൻ നമ്മടെ ജ ഓരോ ജനങ്ങളുടെയും ഭാവി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ബാധിക്കുന്ന ഒരു വല്ല്യ സംഭവമാണ് ശരിക്കും ഈ ഇലക്ഷൻ

ഓരോ ജനങ്ങളും ഇതിനെ നേരിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ നമ്മുടെ ഒരു സമ്മതിദാന അവകാശം എന്നുപറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഏഹ് കേവലം നമ്മള് പലപ്പോഴും ഒരു സമ്മതിദായക അവകാശം രേഖപ്പെടുത്തുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രേരണ കാരണമായിരിക്കും കാരണം നമ്മുടെ വീട്ടിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കും നമ്മളെ സ്വാധീനിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും എങ്ങനെയാണ് ഒരു യഥാർഥത്തിൽ നമ്മളൊരു ഏഹ് വോട്ടവകാശം രേഖപ്പെടുത്തേണ്ടതെന്നാണ് അലൻ്റെ ഒരു അഭിപ്രായം കാരണം

ഏഹ് മത്സരിക്കാൻ വരുന്നവരാണ് പലരും അപ്പൊ അവർക്ക് വ്യത്യസ്ത മായിട്ടുള്ള ആശയങ്ങളും വ്യത്യസ്ത മായിട്ടുള്ള ഏഹ് താൽപര്യങ്ങളുമായിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ എന്നാൽപോലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രേരണയാൽ ആയിരിക്കും നമ്മൾ പലപ്പോഴും വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ഒരു ഏഹ് ചിന്താ അല്ലേൽ നമ്മുടെ രാഷ്ട്രീയ സ്വാധീനത്തെ നമ്മൾ അവിടെ ബലിയർപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അത് ഇപ്പോ നമ്മൾ ഏഹ് വോട്ട് ചെയ്യുന്നതിനേക്കാട്ടിൽ മുന്നേ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമുണ്ട് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ സ്ഥാനാർഥികളെ മാത്രം കണ്ട് വോട്ട് ചെയ്യണംന്നല്ല അവര് ഏഹ് അവര് അവരുടെ പാർട്ടിയുടെ യഥാർത്ഥ ഉദ്ദേശശുദ്ധി അവരുടെ പാർട്ടി മുന്നോട്ടുവയ്ക്കുന്ന ചിന്താഗതി അതൊക്കെ മനസ്സിൽ കണ്ടാണ് നമ്മൾ വോട്ടു ചെയ്യേണ്ടത്. ഇപ്പോൾ വീട്ടുകാരുടെ സ്വാധീനംമൂലം വോട്ട് ചെയ്യുന്ന ഒരുപാട് യുവ യുവാക്കളുണ്ടാകാം എന്നാൽ കൂടെ സ്വന്തമായി ഓരോ കാര്യങ്ങളും വ്യക്തമായി ഓരോ നിമിഷങ്ങളിലും വ്യക്തമായി നോക്കിക്കണ്ട് ഓരോ പാർട്ടികളുടേയും തെറ്റുകളും ശരികളും താരതമ്യം ചെയ്ത്

ഉപയോഗിക്കേണ്ടത് ഓരോ യുവാക്കളുടെയും കടമയാണെന്നാണ് എൻ്റെ ഒരു ഇത്

ഏഹ് കാരണം നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ശബ്ദമാണ്. ശബ്ദമലിനീകരണം വളരെ വലിയ തോതിലായിരിക്കും നടക്കുന്നുണ്ടാവുക ഇപ്പോഴും വളരെ വളരെ വലിയ ഒച്ചത്തിലൊക്കെയാണ് ഇപ്പോഴും സ്ഥാനാർത്ഥികൾ അവരുടെ നാമം പ്രഖ്യാപിക്കുന്നതും അതുവഴി ആണെങ്കിൽ അവർ കാര്യങ്ങളെല്ലാം തീരുമാനം അവരുടെ ആശയങ്ങളെല്ലാം ഏ പ്രകടമാക്കുന്നതും എന്നാൽപോലും പലപ്പോഴും നമ്മടെ ഏഹ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ ശക്തമായ നിയമങ്ങൾ പാ എ എറക്കിയെങ്കിൽ പോലും പക്ഷേ അതിനെതിരെ എല്ലാം നിയമത്തിനെതിരായി എതിരെ ആണ് ഇവരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഏഹ് വല്ല്യ ആ പറഞ്ഞതിനും വലിയതോതിലുള്ള ഏഹ് വലിയതോതിലുള്ള പോസ്റ്ററുകൾ സ്ഥാപിക്കുക അതുപോലെ തന്നെ വളരെ വലിയ ശബ്ദത്തിലാണെങ്കിൽ അവർ അവരുടെ സ്ഥാനാർഥികളെ ഏഹ് നാമം അവർ ഒക്കെ വിളിച്ചുപറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ അത് നമ്മൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ അതൊരു പ കാലാകാലങ്ങളായിട്ട് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിഷ്കരണ പരിഷ്കാരത്തെ തന്നെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് അലന് തോന്നാറില്ലേ? അത് തോന്നാറുണ്ട് ഇവർ ഏഹ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഭരണ ത്തിൽ വന്നതിനുശേഷം

നമ്മൾ ഇപ്പോ വേൾഡ് കപ്പ് കാലഘട്ടമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇഷ്ട ടീമിൻ്റെ കൊടി പോലും വയ്ക്കാൻ പാടിലാന്ന്